ഞാൻ വിളിച്ചത് നമ്മക്ക് കുറച്ച സമയം യാത്ര എന്ന സംസാരിച്ചാലോ

യാത്രയെക്കുറിച്ചു പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ പറയുമ്പോ ഈ ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള അവരുടെ ഹോബികളിൽ ഒന്നായിരിക്കും ഈ യാത്ര എന്നുപറയുന്നത്

യാത്ര എന്ന് പറഞ്ഞാൽ നമ്മക് അറിയാലോ . ഏത് നിമിഷം ഏത് കുറെ സമയം പല നാടുകൾ കാണുക പല വസ്തുക്കൾ കാണുക പല അത്ബുധങ്ങൾ കാണുക അതെല്ലാമാണല്ലേ യാത്രയിൽ പ്രധാനമായിട്ടും നടക്കുന്നത് അതെ അത് ഓരോ യാത്രയും ഉണ്ടാക്കി തീർക്കുന്നത് വ്യത്യസ്ത അനുഭവങ്ങൾ ആയിരിക്കും

ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ആവൂല ഒരു നഗരത്തിലൂടെയുള്ള യാത്ര

ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് യാത്രക്കാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത് അതിപ്പോ നമ്മളെ ഒരു ജീവിതാന്തരീക്ഷം വച്ചുനോക്കുമ്പോൾ ആദ്യത്തെ ഒരു നമ്മൾ തന്നെ കുറച്ചൊക്കെ പറ്റെ ഒരു ഗ്രാമം എന്നുള്ള രീതിയിൽ അല്ലല്ലോ നമ്മളൊന്നും ജീവിച്ചുവന്നത്. പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ജോലിക്കെത്തി തുടങ്ങിയതിനുശേഷം ജോലി ഈയൊരു

ഒന്നുകൂടി താല്പര്യം കൂടി തുടങ്ങിയിട്ടുണ്ട് ആഹ് അതെയതെ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപെട്ട നിങ്ങളുടെ ജീവിതത്തിലെ യാത്ര ഏതായിരുന്നു യാത്ര ഞാൻ ആദ്യായിട്ട് അലിഗഡ് യൂണിവേഴ്സിറ്റി അലിഗഡ് സർവ്വകശാലയിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ആണ് അത് വല്ലാത്ത എക്‌സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ അത്ഭുതം വല്ലാതെ അത്ഭുതപ്പെടുത്തിയ യാത്ര ആയിരുന്നു ആ യാത്രയിൽ നമുക്ക് തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് അന്ന് യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മക്ക് ഓരോ നാട്ടിലെ മണവും കറക്ട് അതിന്റേതായായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാനും അത് എ സി ആണെങ്കിൽ അത് അതിൽ അത്രക്ക് ഫീൽ ചീയാൻ പറ്റൂല ഓരോ ഗ്രാമങ്ങളിലൂടെ പോവുന്ന ഒരു യാത്ര ഉണ്ടല്ലോ അത് അതിന്റെ ഫീലിംഗ് നമ്മടെ മനസ്സിന് തട്ടുന്ന രീതിയിലാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ യാത്രയിൽ പിന്നെ പിന്നെ യാത്ര കഴിഞ്ഞു അവിടെ സർവ്വകലാശാലയിൽ എത്തിയതിനു ശേഷം ഉണ്ടായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ചെറിയ ചെറിയ ഗല്ലികൾ പോലത്തെ ഏരിയകൾ സന്ദർശിക്കുന്ന സമയത്തു നമുക്കുണ്ടാകുന്ന ഒരു അത്ഭുതം ആശ്ചര്യം ഇതുവരെ കാണാത്ത ഒരു ലോകം കാണുക നമ്മൾ അനുഭവിക്കാത്ത ഒരു നാടിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് തീർത്തും അത്ബുധകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മനസ്സിന് തട്ടിപ്പിക്കുന്ന ഒരു യാത്ര ആയിട്ടാണ് അനുഭവപ്പെടുന്നത്

അല്ല അന്ന് എന്റെ കൂടെ വേറൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ യാത്രകളിൽ ആരൊപ്പം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്ന ആളുണ്ടാവണമെന്നില്ല പക്ഷെ ഏറ്റവും അടുത്ത സുഹൃത്ത്

നമ്മളുടെതന്നെ ഏറ്റവും അടുത്ത ഒരു ആള് കൂടെ ഉണ്ടാവുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമാണ് അത് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴുണ്ടാവുന്ന സുഖമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് ഒരു യാത്ര വര്ണാഭമാക്കാൻ എന്തെല്ലാമായിരിക്കും നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടി വരിക അത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ചു വർണ്ണാഭമാക്കൽ അല്ലെ അത് ആദ്യം നമ്മൾ തയ്യാറായിട്ട് ഇവിടെ പോയിട്ട് ഇന്നത് ചെയ്യണം ഇവിടെ പോയിട്ട് ഇന്നത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമെങ്കിലും അങ്ങനെ നമ്മൾ ആസൂത്രണം ചെയ്യുമെങ്കിലും അവിടെ പോയിട്ടുള്ള അവസ്ഥ അത് വേറെ തന്നെയാണല്ലോ എന്ത് മുഖേന പോവാനാണ് ഒരു താല്പര്യം അത് ട്രെയിൻ യാത്രക്ക് അതിന്റെതായ ഒരു സുഖമുണ്ടല്ലോ .. തീവണ്ടിയിൽ യാത്ര ചെയ്തു പോവുക എന്ന് പറയുന്നത് ബസിനു പോകുന്നതിനേക്കാൾ നന്നായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള യാത്രയേക്കാളും കാരണം എന്താണെന്നു വച്ചാൽ ട്രെയിനിൽനിന്നു നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഒരു ക്ഷീണം തോന്നാത്ത അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് ഏതായാലും നന്ദി അപ്പൊ ശരി